Javaയിലെ മെത്തോട് ഓവർലോഡിങ് എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് എന്താണ് മെത്തോട് ഓവർലോഡിങ്
മെത്തോട് ഓവർലോഡ് ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു വെർഷൻ 1110 ഓസ് ജാവ ഡെവലപ്പ്മെന്റ് കിറ്റ് 16 എക്ലിപ്സ് 370 ഈ ട്യൂട്ടോറിയലിനായി എക്ലിപ്സ് ഉപയോഗിച്ച് മെത്തോഡ്സ് സൃഷ്ടിക്കുവാനും കൺസ്ട്രക്ടർ ഓവർലോഡ് ചെയ്യുവാനും അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
എന്താണ് മെത്തോട് ഓവർലോഡിങ്
ഒരു classൽ ഒരേ പേരിലുള്ള രണ്ടോ അതിലധികമോ മെത്തോഡ്സ് ഡിഫൈൻ ചെയ്യുന്നു
അവ parametersന്റെ എണ്ണത്തിലോ ടൈപ്പിലോ വ്യത്യസ്ഥമായിരിക്കും
ഈ methodsനെ ഓവർലോഡ് മെത്തോഡ്സ് എന്ന് പറയുന്നു
ഈ പ്രവർത്തിയെ മെത്തോട് ഓവർലോഡിങ് എന്ന് പറയുന്നു
ഇപ്പോൾ മെത്തോട് എങ്ങനെ ഓവർലോഡ് ചെയ്യാമെന്ന് നോക്കാം
eclipseൽ അഡിഷൻ എന്ന ക്ലാസ് ഉണ്ട്
ആ ക്ലാസ്സിനുള്ളിൽ രണ്ട് ഇന്റിജർ വേരിയബിളുകൾ ഡിക്ലയർ ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക ഇന്റ് a ഐഎസ് ഇക്വൽ ടോ 10 ഇന്റ് b ഐഎസ് ഇക്വൽ ടോ 5 ഈ രണ്ട് ഇന്റിജറുകൾ കൂട്ടുവാൻ ഒരു മെത്തോട് സൃഷ്ടിക്കുക
ടൈപ്പ് ചെയ്യുക വോയിഡ് അഡ് പരന്തീസസ്
കർലി ബ്രാക്കറ്റിനുള്ളിൽ ടൈപ്പ് ചെയ്യുക സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ
പരാൻതീസിസിനുള്ളിൽ ab
ഈ മെത്തോട് രണ്ട് ഇന്റിജർ വേരിയബിളുകളുടെ തുക നൽകുന്നു
രണ്ട് parameterകൾ ഉള്ള മറ്റൊരു മെത്തോട് സൃഷ്ടിക്കാം
ടൈപ്പ് ചെയ്യുക വോയിഡ് അഡ്ട്വണംബർസ്
പരാൻതീസിസിനുള്ളിൽ ഇന്റ് നം1 കോമ്മ ഇന്റ് നം2 എന്നിട്ട് കർലി ബ്രാക്കറ്റിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ നം1 പ്ലസ് നം2 ഈ മെത്തോട് അതിലേക്ക് ആർഗുമെന്റ് ആയി പാസ് ചെയ്യുന്ന രണ്ട് മൂല്യങ്ങളുടെ തുക നൽകുന്നു
ഈ classന്റെ ഒരു ഒബ്ജക്ട് സൃഷ്ടിച്ച് ഈ മെത്തോഡ്സ് കാൾ ചെയ്യാം
മെയിൻ methodൽ ടൈപ്പ് ചെയ്യുക അഡിഷൻ അതായത് classന്റെ പേര് ഒബിജെ ഐഎസ് ഇക്വാൾട്ടോ ന്യൂ അഡിഷൻ പരന്തീസസ് സെമിക്കോളൻ

എന്നിട്ട് objഅഡ് എന്നിട്ട് objഅഡ്ട്വണംബർസ് പരാൻതീസിസിനുള്ളിൽ രണ്ട് ആർഗുമെന്റ്സ് പാസ് ചെയ്യുന്നു
നമ്മൾ ഫ്ലോട്ടിംഗ് പോയിന്റ് മൂല്യങ്ങൾ ആണ് പാസ് ചെയ്യുന്നതെന്ന് കരുതുക
ടൈപ്പ് ചെയ്യുക 25 കോമ്മ ഇന്റഗർ 3
ഒരു എറർ കിട്ടുന്നു തെ മെത്തോട് അഡ്ട്വണംബർസ് ഇന്റ് കോമ്മ ഇന്റ് ഓഫ് തെ ക്ലാസ് അഡിഷൻ ഐഎസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ തെ ആർഗുമെന്റ് ഡബിൾ കോമ്മ ഇന്റ്
ഇത് തിരുത്തുന്നതിനായി methodൽ intന് പകരം ഡബിൾ കൊടുക്കാം
അതിനാൽ intന് പകരം ഡബിൾ കൊടുത്ത് ഫയൽ സേവ് ചെയ്യുക
എറർ തിരുത്തപ്പെട്ടതായി കാണുന്നു
കൂടാതെ ജാവ സ്വയമേ തന്നെ ഇന്റ് നെ ഡബിൾ ആക്കി മാറ്റുമെന്ന് നമുക്ക് അറിയാവുന്നതാണല്ലോ
ഇവിടെ ഇന്റിജർ ആർഗുമെന്റ്സ് പാസ് ചെയ്യാവുന്നതാണ്
പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ രണ്ട് ഇന്റിജർ വേരിയബിളുകളുടെ തുകയും നമ്മൾ പാസ് ചെയ്ത രണ്ട് argumentsന്റെ തുകയും കാണാം
രണ്ട് methodഉം ഒരേ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് എന്ന് കാണാം
ഒരേ ഒരു വ്യത്യാസം ആദ്യത്തെ methodന് പാരാമീറ്റർ ഒന്നും ഇല്ലാത്തപ്പോൾ രണ്ടാമത്തേതിന് പാരാമീറ്റർസ് ഉണ്ട് എന്നതാണ്
ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് javaയിൽ മെത്തോട് ഓവർലോഡിങ് ഉപയോഗിക്കാവുന്നതാണ്
അതായത് ഈ രണ്ട് methodകൾക്കും ഒരേ പേര് നൽകുന്നു
addTwoNumbersന് പകരം അഡ് നൽകുക
ഇവിടേയും മാറ്റം വരുത്തുക

ഇതേ പ്രവർത്തി ചെയ്യുന്ന ഒരു മെത്തോട് കൂടി ഡിഫൈൻ ചെയ്യുന്നു
ടൈപ്പ് ചെയ്യുക വോയിഡ് അഡ്
പരാൻതീസിസിനുള്ളിൽ ഇന്റ് ന്1 കോമ്മ ഇന്റ് ന്2 കോമ്മ ഇന്റ് ന്3
ഇവിടെ മൂന്ന് പാരാമീറ്റർസ് നൽകി കർലി ബ്രാക്കറ്റിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ
പരാൻതീസിസിനുള്ളിൽ ന്1 പ്ലസ് ന്2 പ്ലസ് ന്3 ഈ മെത്തോട് മൂന്ന് സംഖ്യകളുടെ തുക നൽകുന്നു
ഈ മെത്തോട് കാൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക ഒബിജെ ഡോട്ട് അഡ് 1 കോമ്മ 5 കോമ്മ 4 സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ മൂന്ന് സംഖ്യകളുടെ തുക കാണാം
അതായത് 10 ജാവ കമ്പൈലർ parametersന് അനുസരിച്ച് ശരിയായ മെത്തോട് ഓവർലോഡ് ചെയ്യുന്നു
ഇത് പാസ് ചെയ്യുന്ന parameterന്റെ എണ്ണവും ടൈപ്പും പരിശോധിക്കുന്നു
അതിനാൽ ഒരു പ്രോഗ്രാമർ എന്ന നിലയിൽ നമ്മൾ methodന്റെ നെയിമിനെ കുറിച്ചോ പാസ് ചെയ്യേണ്ട argumentന്റെ ടൈപ്പിനെ കുറിച്ചോ എണ്ണത്തെ കുറിച്ചോ ആലോചിക്കേണ്ടതില്ല
നമുക്ക് stringsനെ അപ്പെൻഡ് ചെയ്യുന്ന ഒരു മെത്തോട് കൂടി സൃഷ്ടിക്കാം
അതായത് ഒരു ഓവർലോഡ് മെത്തോട് കൂടി സൃഷ്ടിക്കുന്നു
ടൈപ്പ് ചെയ്യുക വോയിഡ് അഡ് സ്ട്രിംഗ് സ്1 കോമ്മ സ്ട്രിംഗ് സ്2
കർലി ബ്രാക്കറ്റിനുള്ളിൽ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ പരാൻതീസിസിനുള്ളിൽ സ്1 പ്ലസ് സ്2
ഈ മെത്തോട് കാൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക ഒബിജെ ഡോട്ട് അഡ് പരാൻതീസിസിനുള്ളിൽ ഡബിൾ quotesൽ ഹെല്ലോ കോമ്മ ഡബിൾ quotesൽ സ്പേസ് വർൾഡ് പ്രോഗ്രാം സേവ് ചെയ്ത് റൺ ചെയ്യുക
ഔട്ട്പുട്ടിൽ ഇങ്ങനെ കാണുന്നു ഹെല്ലോ സ്പേസ് വർൾഡ്
അതായത് രണ്ട് സ്ട്രിംഗ് ആർഗുമെന്റ്സ് ഉള്ള അഡ് മെത്തോട് stringsനെ അപ്പെൻഡ് ചെയ്യുന്നു
ഇനി അഡ് methodനെ റിട്ടേൺ ടൈപ്പോടെ ഡിക്ലയർ ചെയ്യുന്നുവെന്ന് കരുതുക
ടൈപ്പ് ചെയ്യുക ഇന്റ് അഡ് പരന്തീസസ് പാരാമീറ്റർ ഇല്ല
കർലി ബ്രാക്കറ്റ്സ് ഒരു എറർ കാണുന്നു
ഡ്യൂപ്ലിക്കേറ്റ് മെത്തോട് അഡ് ഇൻ ടൈപ്പ് അഡിഷൻ
ഇതെന്തന്നാൽ നമ്മൾ നേരത്തേ പാരാമീറ്റർസ് ഇല്ലാത്ത അഡ് മെത്തോട് ഡിക്ലയർ ചെയ്തിട്ടുണ്ട്
ഓർക്കുക methodനെ ഓവർലോഡ് ചെയ്യാൻ parametersൽ വ്യത്യാസം വരുത്തണം
വിവിധ റിട്ടേൺ ടൈപ്പ് ഉപയോഗിച്ച് മെത്തോട് ഓവർലോഡ് നടത്താൻ കഴിയില്ല
ഈ മെത്തോട് നീക്കം ചെയ്ത് ഫയൽ സേവ് ചെയ്യുക
ഇങ്ങനെയാണ് javaയിൽ മെത്തോട് ഓവർലോഡിങ് ചെയ്യുന്നത്
ഇവിടെ പഠിച്ചത് മെത്തോട് overloadingനെ കുറിച്ച് മെത്തോട് ഓവർലോഡ് ചെയ്യുന്നത് മെത്തോട് overloadingന്റെ പ്രയോജനം
അസൈൻമെന്റ് വ്യവകലനം നിർവഹിക്കുന്ന സബ്സ്ട്രാക്ട് എന്ന ഒരു മെത്തോട് സൃഷ്ടിച്ച് അതിനെ ഓവർലോഡ് ചെയ്യുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്